സുഖാനു .. എന്താണ് നിങ്ങളുടെ വർത്താനം ഒക്കെ നമ്മക്കും വളരെയധികം നല്ല രൂപത്തിൽ കഴിഞ്ഞു പോകുന്നു

എന്താണ് അവിടുത്തെ പ്രധാന കൃഷിയും കാര്യങ്ങളും ഇവിടെ കൃഷി എന്ന് പറഞ്ഞാൽ പല ഐറ്റങ്ങൾ ഉണ്ട് . പ്രധാനായിട്ട് ധാന്യങ്ങളാണ്. ഗോതമ്പ് അല്ലെങ്കിൽ അരി അതൊക്കെയുണ്ട് പിന്നെ അതേപോലെ ഓരോ സമയത്തു് കാലാവസ്ഥക്കു അനുസരിച്ചു അതിന്റെ കൃഷികളും മാറിക്കൊണ്ടിരിക്കും ഈ ഡ്രസ്സ് അതേപോലെ മറ്റുള്ള സാധനങ്ങളൊക്കെ ഉണ്ടല്ലോ ഡ്രസ്സ് പിന്നെ ബാഗ് ,ചാക്ക് ഈ ചാക്കുണ്ടല്ലോ ഈ നൂൽ ചാക്ക് അതൊക്കെ ഉണ്ടാക്കുന്ന കയർ അതിന്റെ കൃഷി ഉണ്ട് അത് കേരളത്തിൽ നിന്ന് നമ്മൾ കാണാത്ത ഒരു കൃഷിയാണ് ആഹ് അതിപ്പം ഏതു തരത്തിലുള്ള കൃഷികളായിരിക്കും ഏറ്റവും നല്ലത് അവിടുത്തെ കൃഷികള് പല ടൈപ്പും ടൈപ്പും ഉണ്ടല്ലോ പല ഇനങ്ങളും ഉണ്ടല്ലോ അതിലിപ്പോ നമ്മൾ കേരളത്തിൽ ചെയ്യുന്ന പാലക്കാട് ജില്ലയിൽ ഒരു പാട് അരി കൃഷി നെൽ കൃഷി ചെയ്യുന്നുണ്ട് . പക്ഷെ അതൊന്നും നമ്മക് മാത്രം ഉതകുന്ന രീതിയിൽ ആവുന്നില്ല എന്നിട്ടും ആന്ധ്രാ അല്ലെങ്കിൽ മറ്റുള്ള സംസ്ഥാനങ്ങളൊക്കെ തമിഴ്‌നാട്‌ അതുപോലത്തെ സംസ്ഥാനങ്ങളെയൊക്കെ ആശ്രയിക്കേണ്ടി വരികയാണ് പലപ്പോഴും നമ്മൾ ഇപ്പം നോക്കികാണുന്നത് നമ്മളെ ഈ ഏരിയയിൽ നമ്മുടെ മലപ്പുറം ഈയടുത്തുള്ള ഏരിയയിൽ ഉള്ള കുറച്ചു പാടങ്ങളിലും പൊതുവെ കാണുന്നത് നെല്ലുകൾ നമ്മൾ കാണാറേയില്ല .വാഴ കപ്പ

പിന്നെ കരിമ്പ് അതൊക്കെയാണ് നമ്മൾ കാണുന്നത് നമ്മുടെ കേരളത്തിന്റെ മുൻകാല ചരിതം എടുത്തു നോക്കിക്കഴിഞ്ഞാൽ കുരുമുളക്, ഏലം ഒക്കെ ഇവിടുന്നു കടത്തി കൊണ്ടുപോകുന്ന ഒരു സാഹചര്യമായിരുന്നു

നമ്മുടെ ഒരു ഗ്ലോബലൈസേഷന്റെ ഭാഗമായിട്ട് പല ഏരിയകളും നികത്തുന്നത് കാര്ഷികപരമായിട്ട് നമ്മള് അതായിക്കൊണ്ടിരിക്കുന്ന സമ്പ്രദായങ്ങൾ നേരിട്ട് കണ്ടുകൊണ്ടിരിക്കയാണ്. നമ്മളെ ഇവിടെയൊക്കെ ഇങ്ങനത്തെ സംഭവങ്ങൾ നമ്മുടെ കണ്മുന്നിൽ വന്നുകൊണ്ടിരിക്കുന്ന നമ്മൾക്ക് മനസ്സിലാവുന്ന അത് കാരണത്താൽ നമ്മൾ സ്കൂളുകളിൽ ഒക്കെ പഠിച്ചുകൊണ്ടിരിക്കുന്ന അടുക്കള കൃഷി വരെ കുറഞ്ഞു കൊണ്ടിരിക്കുകയാണ്

യഥാർത്ഥത്തിൽ വീടുകൾ വരെ ഫ്ളാറ്റുകളിലേക്ക് മാറിക്കൊണ്ടിരിക്കുകയാണ് അതോടുകൂടി തന്നെ പറ്റ ഇല്ല എന്ന് തന്നെ പറയാം. അതിനെ ഒരു അരികെ വച്ചിരിക്കയാണ് എങ്കിലും പ്രായമായ വ്യക്തികളുള്ള വീടുകളിലൊക്കെ അവർ ഫ്ളാറ്റുകളിലൊക്കെ മാറിയാലും ആഹ് അത് പിന്നെ എന്താണെന്നു വച്ചാൽ അതിനോടുള്ള ഒരു അടുപ്പം അത് വല്ലാതെ അത് ഏതു സമയത്തും ഒരു സംഗതി ചെയ്യണമെന്ന് കരുതിയാൽ എത്ര പ്രതിസന്ധി നേരിട്ടാലും ചെയ്യുന്നത് പോലെയാണ് അതിന്റെയൊക്കെ അവസ്ഥ അത് വലിയൊരു മോട്ടിവേഷൻ ആണ് നിങ്ങളെ കാര്യത്തിൽ വലിയൊരു ഉത്തേജനമാണ് മറ്റുള്ള ആളുകൾക്ക് ഏത് സാഹചര്യത്തിലും നടത്താൻ കഴിയും എന്നുള്ളത്

ഇപ്പം നോക്കിയാൽ തന്നെ പ്രായമായ ആളുകൾ മാത്രമേ കൃഷിയെല്ലാം നോക്കി നടക്കുന്നുള്ളൂ വേറെന്തൊക്കെയാണ് അവിടുള്ളോരു കൃഷിയും കാര്യങ്ങളുമൊക്കെ ഇവിടെ എല്ലാവര്ക്കും കൃഷി ചെയ്യാനായിട്ട് പാടങ്ങൾ , അങ്ങനെ ഒരു പാട് സ്ഥലങ്ങൾ വീട് ചെറിയ സ്ഥലത്താണെങ്കിലും ഒരുപാടു സ്ഥലത്തു ഒഴിഞ്ഞുകിടക്കുന്ന പാടങ്ങൾ ഉണ്ടാവും അവർക്ക് കൃഷി ചെയ്യാൻ

നിങ്ങൾ പഠിപ്പിക്കുന്ന ഭാഗങ്ങളിൽ ഒക്കെയുണ്ടോ ആഹ് ഉണ്ട് വടകരയിൽ ഇപ്പോൾ കാപ്പിത്തോട്ടങ്ങൾ ഉണ്ട് . കാപ്പി തോട്ടങ്ങൾ നന്നായി കാണാനുണ്ട് ഏതായാലും വിളിച്ചതിനു നന്ദി ശരി